മനസ്സ് പറയുന്നത് 2
ഇരുപത്തിയൊന്നാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
ഇന്നലെ കുംഭപൂർണ്ണിമയുടെ ഉത്സവമായിരുന്നു
കുംഭമാസം പ്രത്യേകിച്ചും നദികളും സരോവരങ്ങളും ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്
നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്
മാഘേ നിമഗ്നാ സലിലേ സുശീതേ
വിമുക്ത പാപാ ത്രിദിവം പ്രയാന്തി അതായത് ഏതെങ്കിലും ജലാശയത്തിൽ മാഘമാസത്തിൽ കുളിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു
ലോകത്തിലെ ഓരോ സമൂഹത്തിലും നദിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാരമ്പര്യം കാണാറുണ്ട്
അനേകം സംസ്കാരങ്ങൾ നദീതീരങ്ങളിലാണ് വികാസം പ്രാപിച്ചിട്ടുള്ളത്
നമ്മുടെ സംസ്കാരം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാകയാൽ ഇവിടെ ഈ കാര്യം കൂടുതലായി കാണപ്പെടുന്നു
നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജലവുമായി ബന്ധപ്പെട്ട ഉത്സവം ഇല്ലാത്ത ഒരുദിവസം പോലും കാണുകയില്ല
കുംഭമാസ ദിനങ്ങളിൽ ആളുകൾ സ്വന്തം വീടും കുടുംബവും സുഖസൌകര്യങ്ങളും ഉപേക്ഷിച്ച് മാസം മുഴുവൻ നദീതീരത്ത് കല്പവാസത്തിനും പോകുന്നു
ഇത്തവണ ഹരിദ്വാറിൽ കുംഭമേളയും നടത്തുന്നുണ്ട്
ജലം നമുക്ക് ജീവിതമാണ് താല്പര്യമാണ് വികാസധാരയുമാണ്
ജലം ഒരുതരത്തിൽ സ്പർശമണിയേക്കാളും മഹത്തരമാണ്
സ്പർശമണിയുടെ സ്പർശം കൊണ്ട് ലോഹം സ്വർണ്ണമായിത്തീരുമെന്ന് പറയപ്പെടുന്നു
അതുപോലെ ജലത്തിന്റെ സ്പർശം ജീവിതത്തിന് ആവശ്യമാണ്
വികാസത്തിനും ആവശ്യമാണ്
സുഹൃത്തുക്കളേ കുംഭമാസത്തെ ജലവുമായി ബന്ധപ്പെടുത്തുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്
ഇതിനുശേഷം തണുപ്പുകാലം കഴിയുന്നു
ചൂടുകാലം വാതിൽ മുട്ടിവിളിക്കുന്നു
അതുകൊണ്ട് ജലസംരക്ഷണത്തിനുവേണ്ടി നമുക്ക് ഇപ്പോൾ തന്നെ പരിശ്രമം തുടങ്ങേണ്ടതുണ്ട്
കുറച്ചു ദിവസങ്ങൾക്കുശേഷം വരുന്ന മാർച്ചുമാസം 22ാം തീയതി ലോക ജലദിനം കൂടിയാണ്
യു പിയിലെ ശ്രീമതി ആരാധ്യ എനിക്ക് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ജലനഷ്ടം നികത്തുന്നതിനാണ് ചെലവാക്കുന്നത്
ബിൻ പാനി സബ് സൂൻ എന്നത് വെറും വാക്കല്ല
ജലത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള ഒരു നല്ല സന്ദേശം പശ്ചിമബംഗാളിലെ ഉത്തര ദിനാജ്പുരിലെ ശ്രീ സുജിത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്
ശ്രീ സുജിത്ത് എഴുതിയിരിക്കുന്നു പ്രകൃതി ജലത്തിന്റെ രൂപത്തിൽ നമുക്ക് ഒരു സാമൂഹികമായ സമ്മാനമാണ് നൽകിയിരിക്കുന്നത്
അതുകൊണ്ടു തന്നെ ജലസംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വവും സാമൂഹികമാണ്
സാമൂഹിക സമ്മാനം പോലെയാണ് സാമൂഹിക ഉത്തരവാദിത്തവും എന്ന കാര്യം വളരെ ശരിയാണ്
ശ്രീ സുജിത് പറഞ്ഞത് വളരെ പ്രസക്തമാണ്
നദി കായൽ മഴ അല്ലെങ്കിൽ ഭൂമിയിലെ ജലം ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്
സുഹൃത്തുക്കളേ ഗ്രാമങ്ങളിൽ കിണറുകളേയും ചെറിയ കുളങ്ങളേയും എല്ലാവരും ചേർന്ന് സംരക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു
ഇപ്പോൾ അതുപോലെയുള്ള ഒരു പരിശ്രമം തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നടന്നുവരുന്നു
അവിടത്തെ നാട്ടുകാർ സ്വന്തം കിണറുകളുടെ സംരക്ഷണത്തിനായി ഒരു യജ്ഞം തന്നെ നടത്തിവരുന്നു
ഈ ആളുകൾ അവരുടെ പ്രദേശത്ത് വർഷങ്ങളായി മൂടിക്കിടക്കുന്ന പൊതുകിണറുകൾക്ക് ജീവൻ കൊടുത്തു കൊണ്ടിരിക്കുകയാണ്
മദ്ധ്യപ്രദേശിലെ അഗരോധാ ഗ്രാമത്തിലെ ശ്രീമതി ബബിതാ രാജപുത് ചെയ്യുന്ന കാര്യം നമുക്കെല്ലാം പ്രേരണയാണ്
ശ്രീമതി ബബിതയുടെ ഗ്രാമം ബുന്ദേൽഖണ്ഡ് ആണ്
അവരുടെ ഗ്രാമത്തിനു സമീപം ഒരു വലിയ തടാകം ഉണ്ടായിരുന്നത് വറ്റിവരണ്ടിരിക്കുകയായിരുന്നു
അവർ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളെയും കൂടെ കൂട്ടി തടാകത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി ഒരു തോടുണ്ടാക്കി
ഈ തോടു വഴി മഴവെള്ളം നേരെ തടാകത്തിൽ വന്നുചേരും
ഇപ്പോൾ ഈ തടാകം ജലം നിറഞ്ഞതായി തീർന്നിരിക്കുന്നു
സുഹൃത്തുക്കളേ ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ താമസിക്കുന്ന ശ്രീ ജഗദീശ് കുനിയാൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മെ പലതും പഠിപ്പിക്കുന്നതാണ്
ശ്രീ ജഗദീശിന്റെ ഗ്രാമവും അടുത്തുള്ള പ്രദേശങ്ങളും ജലത്തിന്റെ ആവശ്യങ്ങൾക്കായി ഒരു പ്രകൃതി സ്രോതസ്സിനെയാണ് ആശ്രയിച്ചിരുന്നത്
പക്ഷേ വർഷങ്ങൾക്കു മുൻപ് ആ സ്രോതസ്സ് ഉണങ്ങിപ്പോയി
അതിനാൽ ആ പ്രദേശം മുഴുവൻ ജലക്ഷാമം രൂക്ഷമായിത്തീർന്നു
ഈ ജലക്ഷാമം ഇല്ലാതാക്കുന്നതിന് വൃക്ഷം നട്ടുപിടിപ്പിക്കാൻ ശ്രീ ജഗദീശ് നിശ്ചയിച്ചു
അദ്ദേഹം ഗ്രാമവാസികളുമായി ചേർന്ന് ആ പ്രദേശം മുഴുവൻ ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു
അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ ഉണങ്ങിവരണ്ട ജലസ്രോതസ്സ് ജലം നിറഞ്ഞതായിത്തീർന്നു
സുഹൃത്തുക്കളേ അങ്ങനെ ജലവുമായി ബന്ധപ്പെട്ട നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്തം നാം മനസ്സിലാക്കേണ്ടതുണ്ട്
ഭാരതത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മെയ്ജൂൺ മാസങ്ങളിൽ മഴക്കാലം ആരംഭിക്കുന്നു
നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിനു വേണ്ടിയും മഴവെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയും നൂറു ദിവസത്തെ ഒരു യജ്ഞം ആരംഭിച്ചുകൂടേ ഈ ചിന്തയോടും കൂടി ജലശക്തി മന്ത്രാലയം കുറച്ചു ദിവസങ്ങൾക്കകം ജലശക്തിയജ്ഞം ക്യാച്ച് ദ റെയിൻ ആരംഭിക്കാൻ തുടങ്ങുകയാണ്
ഈ യജ്ഞത്തിന്റെ മൂലമന്ത്രമാണ് ക്യാച്ച് ദ റെയിൻ വേർ ഇറ്റ് ഫാൾസ് വെൻ ഇറ്റ് ഫാൾസ്
നമുക്ക് ഇപ്പോൾ തന്നെ ഒരുമിച്ചു പ്രവർത്തിക്കാം
നേരത്തെയുള്ള മഴവെള്ള സംഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താം
ഗ്രാമങ്ങളെയും കുളങ്ങളെയും മറ്റു ജലസ്രോതസ്സുകളെയും വൃത്തിയാക്കാം
ജലസ്രോതസ്സുവരെ എത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനെയെല്ലാം ഇല്ലാതാക്കാം
എന്നാൽ കൂടുതൽ കൂടുതൽ മഴവെള്ളം സംഭരിക്കാൻ നമുക്കു കഴിയും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ എപ്പോഴൊക്കെ കുംഭമാസത്തെ പറ്റിയും അതിന്റെ ആദ്ധ്യാത്മികമായ സാമൂഹിക മഹത്വത്തെ പറ്റിയും ചർച്ച ചെയ്യുന്നുവോ അപ്പോഴൊക്കെ ഒരു പേര് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല
ആ പേരാണ് സന്ത് രവിദാസ്
കുംഭപൂർണ്ണിമയുടെ ദിവസം തന്നെയാണ് സന്ത് രവിദാസിന്റെ ജയന്തിയും
ഇന്നും സന്ത് രവിദാസിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജ്ഞാനം നമുക്ക് വഴികാട്ടിയായി വർത്തിക്കുന്നു
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്
ഏകൈ മാതീ കേ സബ് ഭാംഡേ
സബ് കാ ഏകൈൌ സിർ ജൻഹാർ
രവിദാസ് വ്യാപൈ ഏകൈ ഘട് ബീതർ
സബ് കൌ ഏകൈ ഘടൈ കുംമ്ഹാർ അതായത് നമ്മളെല്ലാവരും ഒരു മണ്ണിൽ നിന്നുണ്ടാക്കിയ പാത്രങ്ങളാണ്
നമ്മെയെല്ലാം ഒരാൾ തന്നെയാണ് സൃഷ്ടിച്ചത്
സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ സന്ത് രവിദാസ് തുറന്നുപറഞ്ഞിരുന്നു
അദ്ദേഹം ഈ പ്രശ്നങ്ങളെയെല്ലാം സമൂഹത്തിന്റെ മുൻപിൽ വെച്ചു
അതിനെ ഇല്ലാതാക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തു
അതുകൊണ്ടുതന്നെയാണ് മീരബായി പറഞ്ഞത്
ഗുരു മിലിയാ രൈദാസ് ദിൻഹീം ജ്ഞാൻ കീ ഗുട്ടകി അതായത് ഗുരുരൂപത്തിൽ വന്ന് രൈദാസ് എനിക്ക് ജ്ഞാനത്തിന്റെ സാരം പകർന്നുതന്നു
സന്ത് രവിദാസിന്റെ ജന്മസ്ഥലം വാരാണസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നത് എന്റെ മഹാഭാഗ്യമാണ്
സന്ത് രവിദാസിന്റെ ജീവിതത്തിന്റെ ആദ്ധ്യാത്മികമായ ഔന്നത്യത്തെ അദ്ദേഹത്തിന്റെ ഊർജ്ജത്തെ എനിക്ക് ആ തീർത്ഥ സ്ഥാനത്ത് അനുഭവിക്കാൻ കഴിഞ്ഞു
സുഹൃത്തുക്കളേ സന്ത് രവിദാസ് പറഞ്ഞിട്ടുണ്ട്
കരം ബംന്ധൻ മേം ബന്ധ് രഹിയേ
കർമ് മാനുഷ് കാ ധർമ്മ ഹെ
സത് ഭാവൈ രവിദാസ് അതായത് നാം എപ്പോഴും സ്വന്തം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം
ഫലം തീർച്ചയായും ലഭിക്കും
അതായത് കർമ്മത്തിൽ നിന്ന് സിദ്ധി ഉറപ്പായും ലഭിക്കുന്നതാണ്
നമ്മുടെ യുവാക്കൾ ഒരുകാര്യം സന്ത് രവിദാസിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് യുവാക്കൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനു വേണ്ടി തങ്ങളെ പഴയ രീതികളിൽ തളച്ചിടാൻ ശ്രമിക്കരുത്
നിങ്ങൾ സ്വന്തം ജീവിതം എങ്ങനെയാകണമെന്ന് സ്വയം നിർണ്ണയിക്കുക
നിങ്ങളുടെ മാർഗ്ഗം നിങ്ങൾ സ്വയം നിർണ്ണയിക്കുക
സ്വന്തം ലക്ഷ്യവും സ്വയം നിർണ്ണയിക്കുക
നിങ്ങളുടെ വിവേകവും ആത്മവിശ്വാസവും ദൃഢമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നിനേയും ഭയപ്പെടേണ്ടി വരില്ല
ഞാനിങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്
എന്തെന്നാൽ പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർക്ക് നിലവിലുള്ള ചിന്താഗതികളുടെ സമ്മർദ്ദം കാരണം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല
അതുകൊണ്ട് പുതിയതായി ചിന്തിക്കാനും പുതിയതായി പ്രവർത്തിക്കാനും നിങ്ങൾ മടിക്കരുത്
ഇതുപോലെ സന്ത് രവിദാസ് മഹത്തായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്
സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ആ സന്ദേശം
നമ്മുടെ സ്വപ്നങ്ങൾക്കായി മാറ്റാരെയെങ്കിലും ആശ്രയിക്കുന്നത് ശരിയല്ല
ഒരാൾ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കട്ടെ
സന്ത് രവിദാസ് ഒരിക്കലും ആ ചിന്താഗതിക്കാരനായിരുന്നില്ല
ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ചിന്താഗതിയും അതല്ല
ഇന്നു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ക്രിയാത്മക സമീപനം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ സന്ത് രവിദാസ് തീർച്ചയായും അഭിമാനം കൊള്ളും എന്ന്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് ദേശീയ ശാസ്ത്ര ദിനമാണ്
ഇന്നത്തെ ദിവസം ഭാരതത്തിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി വി രാമന്റെ കണ്ടുപിടുത്തമായ രാമൻ ഇഫക്ടിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു
രാമൻ ഇഫക്ടിന്റെ കണ്ടുപിടുത്തം ശാസ്ത്രത്തിന്റെ ഗതിയാകെ മാറ്റിയെന്നാണ് കേരളത്തിലെ യോഗേശ്വരൻ നമോ ആപ്പിൽ കുറിച്ചിരിക്കുന്നത്
ഇതുമായി ബന്ധപ്പെട്ട ഒരു നല്ല സന്ദേശം നാസിക്കിലെ ശ്രീ സ്നേഹിലും എനിക്ക് അയച്ചിട്ടുണ്ട്
നമ്മുടെ നാട്ടിലെ അസംഖ്യം ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവന ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ശാസ്ത്ര പുരോഗതി സാദ്ധ്യമാവില്ല എന്നാണ് ശ്രീ സ്നേഹിൽ എഴുതിയിട്ടുള്ളത്
നാം ലോകമെമ്പാടുമുള്ള മറ്റു ശാസ്ത്രജ്ഞരെ അറിയുന്നതു പോലെ നമ്മുടെ ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും അറിയേണ്ടതാണ്
ഞാനും മൻ കീ ബാത്തിന്റെ ശ്രോതാക്കളുടെ വിചാരത്തോട് യോജിക്കുന്നു
നമ്മുടെ ചെറുപ്പക്കാർ ഭാരതത്തിന്റെ ശാസ്ത്രചരിത്രത്തെയും ശാസ്ത്രജ്ഞന്മാരെയും അറിയുകയും മനസ്സിലാക്കുകയും ധാരാളം പഠിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്
സുഹൃത്തുക്കളേ സയൻസിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ ലാബ് ഇവയിൽ ഒതുങ്ങിയാണ് ചിന്താക്കാറ്
പക്ഷേ സയൻസിന്റെ വിസ്തൃതി ഇതിലേറെയാണ്
ആത്മനിർഭർ ഭാരത് അഭിയാനിൽ സയൻസിന്റെ സംഭാവന വളരെ വലുതാണ്
സയൻസിനെ നമുക്ക് ലാബ് ടു ലാൻഡ് എന്ന മന്ത്രത്തോടൊപ്പം മുന്നോട്ടു നയിക്കണം
ഉദാഹരണമായി ഹൈദരാബാദിലെ ശ്രീ ചിന്തലാ വെങ്കിട്ട റെഡ്ഡിയുടെ കാര്യമെടുക്കാം
റെഡ്ഡിയുടെ ഒരു ഡോക്ടർ സുഹൃത്ത് വിറ്റാമിൻഡി യുടെ കുറവു മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചും അദ്ദേഹത്തോടു പറഞ്ഞു
റെഡ്ഡി ഒരു കർഷകനാണ്
ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരമാർഗ്ഗമെന്ന് അദ്ദേഹം ചിന്തിച്ചു
അതിനുശേഷം അദ്ദേഹം വളരെ പ്രയത്നിച്ച് വിറ്റാമിൻഡി യുടെ പ്രത്യേക ചേരുവയുള്ള ഗോതമ്പിന്റെയും നെല്ലിന്റെയും ഇനങ്ങളെ വികസിപ്പിച്ചെടുത്തു
ഈ മാസത്തിൽ അദ്ദേഹത്തിന് ജനീവയിലുള്ള വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ പേറ്റന്റും ലഭിച്ചു
വെങ്കട്ട റെഡ്ഡിയെ കഴിഞ്ഞവർഷം പത്മശ്രീ നൽകി ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ സർക്കാരിന്റെ ഭാഗ്യം തന്നെയാണ്
അതുപോലെ തന്നെ ലഡാക്കിലെ ശ്രീ ഉർഗേൻ ഫുത് സൌഖും ഇന്നവേറ്റീവ് ആയ രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്
ശ്രീ ഉർഗേൻ ഇത്രയും ഉയർന്ന സ്ഥലത്ത് ജൈവ കൃഷിചെയ്ത് ഇരുപതോളം വിളകൾ ഉല്പാദിപ്പിക്കുന്നു
അതും സൈക്ലിക് രീതിയിൽ
അതായത് ഒരു വിളയുടെ വേസ്റ്റിനെ മറ്റൊരു വിളയുടെ വളമായി പ്രയോജനപ്പെടുത്തുന്നു
ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയല്ലേ
അതുപോലെ ഗുജറാത്തിലെ പാട്ടൻ ജില്ലയിലെ ശ്രീ കാമരാജ് ഭായ് ചൌധരി വീട്ടിൽ തന്നെ മുരിങ്ങയുടെ നല്ലയിനം വിത്തുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു
മുരിങ്ങയെ ചിലർ സഹജൻ എന്നും സർഗവാ എന്നും പറയുന്നു
ഇതിനെ മുരിങ്ങയെന്നും ഡ്രം സ്റ്റിക് എന്നും വിളിക്കുന്നു
നല്ല വിത്തുകളിൽ നിന്നുണ്ടാകുന്ന മുരിങ്ങയുടെ ക്വാളിറ്റി അതായത് ഗുണം കൂടുതലാണ്
തന്റെ വിളയെ തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും കയറ്റി അയച്ച് അദ്ദേഹം സ്വയം വരുമാനവും വർദ്ധിപ്പിക്കുന്നു
സുഹൃത്തുക്കളേ ഈയിടെയായി ചിയാ സീഡ്സിന്റെ പേര് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാകും
ആരോഗ്യരക്ഷയുമായി ബന്ധമുള്ള ആൾക്കാർ ഇതിനെ ഏറെ മാനിക്കുന്നു
ലോകമാകെ ഇതിന് നല്ല ഡിമാന്റാണ്
ഭാരതത്തിൽ ഇത് കൂടുതലും വെളിയിൽ നിന്നു വാങ്ങുകയാണ്
എന്നാൽ ഇന്ന് ചിയാ സീഡ്സിന്റെ കാര്യത്തിലും നാം ആത്മനിർഭരത നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു
യു പിയിലെ ബാരാബങ്കിയിലെ ശ്രീ ഹരിശ്ചന്ദ്ര ചിയാ സീഡ്സിന്റെ കൃഷി തുടങ്ങിക്കഴിഞ്ഞു
ഈ കൃഷി അദ്ദേഹത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കും
ഒപ്പം അത് ആത്മനിർഭർ ഭാരത് അഭിയാനെ സഹായിക്കുകയും ചെയ്യും
സുഹൃത്തുക്കളേ അഗ്രിക്കൾച്ചർ വേസ്റ്റിൽ നിന്ന് സമ്പത്തുണ്ടാക്കുന്നതിനുള്ള പല പരീക്ഷണങ്ങളും ഇന്ന് രാജ്യത്താകമാനം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു
മധുരയിലെ ശ്രീ മുരുകേശൻ വാഴയുടെ വേസ്റ്റിൽ നിന്ന് കയർ ഉല്പാദിപ്പിക്കാനുള്ള ഒരു മെഷീൻ നിർമ്മിച്ചു
മുരുകേശന്റെ ഈ കണ്ടുപിടുത്തത്തിൽ നിന്ന് പരിസ്ഥിതി മാലിന്യത്തിന് പരിഹാരമുണ്ടാകും
കൃഷിക്കാർക്ക് അധികവരുമാനവും സാധ്യമാകും
സുഹൃത്തുക്കളേ മൻ കീ ബാത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയുമധികം ആളുകളെ കുറിച്ച് പറയുന്നതിന് ഒരു ഉദ്ദേശ്യമുണ്ട്
നാമെല്ലാവരും ഇവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളണം എന്നതാണത്
രാജ്യത്തെ ഓരോ പൌരനും സ്വന്തം ജീവിതത്തിൽ ഓരോ മേഖലയിലും ശാസ്ത്രത്തെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പുരോഗതിയുടെ മാർഗ്ഗങ്ങൾ തുറക്കപ്പെടും
രാജ്യം ആത്മനിർഭരമാകുകയും ചെയ്യും
നമ്മുടെ നാട്ടിലെ ഓരോ പൌരനും ഇതു ചെയ്യാനാകും എന്നാണ് എന്റെ വിശ്വാസം
എന്റെ പ്രിയ സുഹൃത്തുക്കളേ കൊൽക്കത്തയിലെ ശ്രീ രഞ്ജൻ തന്റെ കത്തിൽ വളരെ രസകരവും അടിസ്ഥാനപരവുമായ ഒരു ചോദ്യം ചോദിക്കുകയും ഒപ്പം തന്നെ അതിന് വളരെ നല്ല ഉത്തരം തരികയും ചെയ്തിട്ടുണ്ട്
അദ്ദേഹം എഴുതുന്നു നാം ആത്മനിർഭരരാകുന്നതിനെ പറ്റി പറയുന്നു എന്താണ് അതിന്റെ അർത്ഥം
ഈ ചോദ്യത്തിന് ഉത്തരവും സ്വയം നൽകുന്നു
ആത്മനിർഭർ ഭാരത് അഭിയാൻ കേവലം ഒരു ഗവൺമെന്റ് പോളിസി അല്ല
അതൊരു ദേശീയ വികാരമാണ്
ആത്മനിർഭർ ആകുക എന്നതിനർത്ഥം തന്റെ ഭാഗ്യം സ്വയം നിർണ്ണയിക്കുക എന്നതാണ്
അതായത് സ്വയം ഭാഗ്യനിയന്താവായിരിക്കുക
രഞ്ജൻ ബാബു പറഞ്ഞത് നൂറുശതമാനം ശരിയാണ്
അദ്ദേഹം പറഞ്ഞതിനോടു കൂട്ടിച്ചേർത്ത് ഞാൻ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നു
ആത്മനിർഭാരതിന്റെ ആദ്യത്തെ നിബന്ധന നമ്മുടെ രാജ്യത്തെ വസ്തുക്കളിൽ നാം അഭിമാനം കൊള്ളുക നമ്മുടെ രാജ്യത്തെ ആളുകൾ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ അഭിമാനം കൊള്ളുക എന്നതാണ്
നമ്മുടെ രാജ്യത്തിലെ ഓരോ വ്യക്തിയും അഭിമാനം കൊള്ളുമ്പോൾ ഓരോ വ്യക്തിയും ഒത്തുചേരുമ്പോൾ ആത്മനിർഭർ ഭാരത് കേവലം ഒരു സാമ്പത്തിക അഭിയാൻ ആയി മാറാതെ ഒരു ദേശീയ വികാരം ആയിത്തിരുന്നു
നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് ആകാശത്തിൽ നടത്തുന്ന അത്ഭുത കലാപ്രകടനങ്ങൾ കാണുമ്പോൾ ഭാരതത്തിൽ നിർമ്മിച്ച ടാങ്കുകളും മിസൈലുകളും നമ്മുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കുമ്പോൾ സമ്പന്ന രാഷ്ട്രങ്ങളിലെ മെട്രോ ട്രെയിനുകളിൽ ഇന്ത്യൻ നിർമ്മിത കോച്ചുകൾ കാണുമ്പോൾ ഡസൻ കണക്കിനു രാഷ്ട്രങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത കൊറോണ വാക്സിൻ എത്തുന്നതു കാണുമ്പോൾ നമ്മുടെ ശിരസ്സ് ഉയരുന്നു
നമുക്ക് അഭിമാനം തോന്നുന്നു
വലിയ വലിയ വസ്തുക്കളുടെ നിർമ്മാണങ്ങളേ ഭാരതത്തെ ആത്മനിർഭരമാക്കുകയുള്ളൂ എന്നില്ല
ഭാരതത്തിൽ നിർമ്മിച്ച വസ്ത്രം ഭാരതത്തിലെ പ്രതിഭാശാലികളായ ശില്പികൾ നിർമ്മിക്കുന്ന കരകൌശല വസ്തുക്കൾ ഭാരതത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഭാരതത്തിലെ മൊബൈൽ അങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് ഈ അഭിമാനം ഉയർത്താൻ കഴിയണം
ഈ ചിന്തയോടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നാം ആത്മനിർഭർ ആകുകയുള്ളൂ
സുഹൃത്തുക്കളേ ആത്മനിർഭർ ഭാരതത്തിന്റെ ഈ മന്ത്രം രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെന്നെത്തുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
ബീഹാറിലെ ബേതിയായിൽ ഇതാണ് സംഭവിച്ചത്
ഞാനിത് വായിച്ചറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്
ബേതിയായിൽ നിന്നുള്ള ശ്രീ പ്രമോദ് ഡൽഹിയിലെ എൽ ഇ ഡി ബൾബ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ഒരു ടെക്നീഷ്യന്റെ ജോലിയാണ് ചെയ്തിരുന്നത്
അദ്ദേഹം ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിനൊപ്പം ഇതിന്റെ എല്ലാ പ്രക്രിയകളെയും സൂക്ഷ്മമായി മനസ്സിലാക്കി
എന്നാൽ കൊറോണ വ്യാപനം കാരണം അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു
നിങ്ങൾക്കറിയാമോ മടങ്ങി എത്തിയതിനുശേഷം ശ്രീ പ്രമോദ് എന്തു ചെയ്തു എന്ന് അദ്ദേഹം എൽ ഇ ഡി ബൾബ് നിർമ്മിക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് ആരംഭിച്ചു
അദ്ദേഹം സ്വന്തം നാട്ടിലെ കുറച്ചു ചെറുപ്പക്കാരെ കൂടെ കൂട്ടി കുറച്ചു മാസങ്ങൾക്കകം തന്നെ ഒരു ഫാക്ടറി തൊഴിലാളിയിൽ നിന്ന് ഫാക്ടറി ഉടമയിലേക്കുള്ള യാത്ര പൂർണ്ണമാക്കി
അതും സ്വന്തം വീട്ടിൽ വസിച്ചുകൊണ്ടു തന്നെ
മറ്റൊരു ഉദാഹരണമാണ് യു പിയിലെ ഗഢമുക്തേശ്വറിലേത്
ഗഢമുക്തേശ്വറിൽ നിന്നും ശ്രീമാൻ സന്തോഷ് എഴുതുന്നു എങ്ങനെയാണ് അദ്ദേഹം കൊറോണക്കാല ആപത്തിനെ അവസരമാക്കി മാറ്റിയതെന്ന്
ശ്രീ സന്തോഷിന്റെ പൂർവ്വികർ പായ നെയ്യുന്നതിൽ മിടുക്കരായിരുന്നു
കൊറോണക്കാലത്ത് മറ്റു ജോലികളെല്ലാം നിന്നുപോയപ്പോൾ ഇവർ വളരെ ഊർജ്ജത്തോടും ഉത്സാഹത്തോടും പായ് ഉണ്ടാക്കുന്ന ജോലി ആരംഭിച്ചു
വളരെ പെട്ടെന്നു തന്നെ അവർക്ക് ഉത്തർപ്രദേശിൽ നിന്നു മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പായയ്ക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങി
ഇതോടൊപ്പം ഈ പ്രദേശത്തെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള സുന്ദരമായ കലകൾക്കും ഒരു പുത്തനുണർവ്വ് കിട്ടുകയുണ്ടായി എന്ന് ശ്രീ സന്തോഷ് പറഞ്ഞു
സുഹൃത്തുക്കളേ ആത്മനിർഭർ ഭാരത് അഭിയാനു വേണ്ടി സംഭാവന നൽകിയിരിക്കുന്ന ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും രാഷ്ട്രം മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്
സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രവഹിക്കുന്ന ഒരൊറ്റ ഭാവനയായി ഇത് മാറിയിരിക്കുന്നു
എന്റെ പ്രിയമുള്ള ദേശവാസികളേ ഗുഡ്ഗാവ് നിവാസിയായ ശ്രീ മയൂറിന്റെ ഒരു രസകരമായ പോസ്റ്റ് ഞാൻ നമോ ആപ്പിൽ കണ്ടു
അദ്ദേഹം പക്ഷിനിരീക്ഷണത്തിൽ അഭിനിവേശമുള്ളയാളും ഒരു പ്രകൃതി സ്നേഹിയുമാണ്
ശ്രീ മയൂർ എഴുതിയിരിക്കുന്നു ഞാൻ ഹരിയാനയിലാണ് വസിക്കുന്നത്
പക്ഷേ ഞാൻ അസമിലെ ആളുകളെ പ്രത്യേകിച്ചും കാസിരംഗയിലെ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു
ഞാൻ കരുതി ശ്രീ മയൂർ അവിടത്തെ അഭിമാനമായ കാണ്ടാമൃഗങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നതെന്ന്
പക്ഷേ മയൂർ കാസിരംഗയിലെ വാട്ടർഫൌൾwaterfowlsസിന്റെ സംഖ്യയിലുണ്ടായ വർദ്ധനവു മൂലം അസമിലെ ആളുകളെ പ്രകീർത്തിക്കാനാണ് ആവശ്യപ്പെട്ടത്
വാട്ടർഫൌൾസിന് സാധാരണ വാക്കുകളിൽ എന്തുപറയാം എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു
അപ്പോൾ കിട്ടിയ വാക്കാണ് ജലപക്ഷി
അതിന്റെ താമസം വൃക്ഷത്തിലല്ല ജലത്തിലാണെന്നു മാത്രം
താറാവ് തുടങ്ങിയ പക്ഷികളെ പോലെ കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ് അതോറിറ്റി കുറച്ചു കാലങ്ങളായി വാട്ടർഫൌൾസിന്റെ വാർഷിക സെൻസസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്
ഈ സെൻസസിൽ നിന്ന് ജലപക്ഷികളുടെ എണ്ണം മനസ്സിലാക്കാം ഒപ്പം തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ആവാസവ്യവസ്ഥയെ കുറിച്ച് അറിവും ലഭിക്കുന്നു
രണ്ടുമൂന്ന് ആഴ്ചകൾക്കു മുൻപ് ഈ സർവ്വേ അവർ വീണ്ടും നടത്തുകയുണ്ടായി
നിങ്ങൾക്ക് ഇതറിയുമ്പോൾ തീർച്ചയായും സന്തോഷം ഉണ്ടാകും
എന്തെന്നാൽ ഇത്തവണ ജലപക്ഷികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാളും ഏകദേശം 175 ശതമാനം കൂടുതലായിരുന്നു
ഈ സെൻസസ് പ്രകാരം കാസിരംഗ ദേശീയ ഉദ്യാനത്തിൽ പക്ഷികളുടെ മൊത്തം 112 ഇനങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു
ഇവയിൽ 58 ഇനങ്ങൾ യൂറോപ്പ് മദ്ധ്യ ഏഷ്യ കിഴക്കൻ ഏഷ്യ ഉൾപ്പെടെ ലോകത്തിലെ വിഭിന്ന പ്രദേശങ്ങളിൽ നിന്ന് വന്ന ശരത്കാല ദേശാടനപക്ഷികളാണ്
ഇതിന്റെ പ്രധാന കാരണം ഇവിടെയുള്ള ഉയർന്ന ജലസംരക്ഷണവും കുറഞ്ഞ മാനുഷിക ഇടപെടലുമാണ്
മാത്രമല്ല ചില കാര്യങ്ങളിൽ ക്രിയാത്മകമായ മാനുഷിക ഇടപെടലുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്
അസമിലെ ശ്രീ ജാദവ് പായൻഗിനെ തന്നെ നോക്കൂ
നിങ്ങളിൽ പലരും അദ്ദേഹത്തെ തീർച്ചയായും അറിയുമായിരിക്കും
അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിക്കുകയുണ്ടായി
അസമിലെ മജൂലി ദ്വീപിൽ ഏകദേശം 300 ഹെക്ടർ പ്ലാന്റേഷനിൽ സാരമായ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം
വനസംരക്ഷണത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു
മാത്രമല്ല പ്ലാന്റേഷന്റെയും ജൈവവൈവിദ്ധ്യത്തിന്റെയും സംരക്ഷണത്തിനായി ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു
സുഹൃത്തുക്കളേ അസമിലെ നമ്മുടെ ക്ഷേത്രവും പ്രകൃതിസംരക്ഷണത്തിൽ ഒരു മഹത്തായ പങ്കുവഹിക്കുന്നുണ്ട്
നമ്മുടെ ക്ഷേത്രങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രത്തിന്റെയും സമീപം ഒരു കുളം നിങ്ങൾക്ക് കാണാൻ കഴിയും
ഹജോവിലുള്ള ഹയഗ്രീവ് മധേബ ക്ഷേത്രം സോനിത്പുരിലുള്ള നാഗശങ്കർ മന്ദിർ ഗുവാഹട്ടിയിലുള്ള ഉഗ്രതാരാ ടെമ്പിൾ തുടങ്ങിയവയുടെ സമീപം ഇതുപോലെ വളരെയധികം കുളങ്ങളുണ്ട്
അസമിലെ അന്യംനിന്നു പോകേണ്ടിയിരുന്ന ആമകളുടെ വംശത്തെ സംരക്ഷിക്കുന്നതിനായി ഇവ ഉപയോഗിക്കപ്പെടുന്നു
ക്ഷേത്രങ്ങളുടെ ഈ കുളങ്ങൾ ആമകളുടെ സംരക്ഷണത്തിനും പ്രജനനത്തിനും അതിനെക്കുറിച്ചു പഠിക്കുന്നതിനുമായി ഉപയുക്തമായ ഒരു സ്ഥലമായി മാറ്റാവുന്നതുമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കുറച്ചാളുകൾ വിചാരിക്കുന്നത് കണ്ടുപിടുത്തം നടത്തുന്നതിനായി ശാസ്ത്രജ്ഞർ ആകേണ്ടത് ആവശ്യമാണ് എന്നാണ്
മറ്റു ചിലർ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനായി അദ്ധ്യാപകൻ ആവേണ്ടതുണ്ട് എന്നാണ്
ഈ ചിന്തകളെ വെല്ലുവിളിക്കുന്ന വ്യക്തി പ്രശംസ അർഹിക്കുന്നവനാണ്
അതുപോലെ ആരെയെങ്കിലും പട്ടാളക്കാരനാകാൻ പഠിപ്പിക്കണമെങ്കിൽ ആ ആൾ സൈനികനാകേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അത് ആവശ്യമാണെന്ന്
എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒന്നുണ്ട്
മൈ ഗോവ് യിൽ ശ്രീ കമൽകാന്ത് ഒരു മാധ്യമറിപ്പോർട്ട് ഷെയർ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു
ഒഡീഷയിൽ അരാഖുഡായിൽ ഒരു മഹദ് വ്യക്തിയുണ്ട് നായക് സർ
വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പേര് സിലു നായക് എന്നാണ്
പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ നായക് സർ എന്നാണ് വിളിക്കുന്നത്
വാസ്തവത്തിൽ അദ്ദേഹം മാൻ ഓൺ എ മിഷൻ ആണ്
സേനയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ അദ്ദേഹം സൌജന്യമായി പരിശീലിപ്പിക്കുന്നു
നായക് സാറിന്റെ ഓർഗനൈസേഷന്റെ പേര് മഹാഗുരു ബറ്റാലിയൻ എന്നാണ്
ഇതിൽ ശാരീരികക്ഷമത മുതൽ അഭിമുഖം വരെയും റൈറ്റിംഗ് മുതൽ ട്രെയിനിംഗ് വരെയും ഇതുപോലെയുള്ള ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നു
അദ്ദേഹം പരിശീലിപ്പിച്ച ആളുകൾ കരസേന നാവികസേന വായുസേന സി ആർ പി എഫ് ബി എസ് എഫ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളിൽ അവരവരുടെ സ്ഥാനം ഉറപ്പാക്കി എന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം
നിങ്ങൾക്ക് ഇതു കേൾക്കുമ്പോഴും അത്ഭുതം തോന്നാം എന്തെന്നാൽ ശ്രീ സിലു നായക് സ്വയം ഒഡീഷാ പോലീസിൽ ചേരാനായി ശ്രമിച്ചിരുന്നു
പക്ഷേ ഫലിച്ചില്ല
പകരം അദ്ദേഹം അനേകം ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ച് രാഷ്ട്രസേവനത്തിനു പ്രാപ്തരാക്കി
വരൂ നമുക്കെല്ലാവർക്കും നായക് സാറിന് ശുഭാശംസകൾ നേരാം
അദ്ദേഹം കൂടുതൽ കൂടുതൽ നായകരെ ഈ രാജ്യത്തിനു വേണ്ടി തയ്യാറാക്കട്ടെ
സുഹൃത്തുക്കളേ ചിലപ്പോഴൊക്കെ വളരെ ചെറിയ സാധാരണ ചോദ്യം പോലും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു
ആ ചോദ്യങ്ങൾ വളരെ നീളമുള്ളതായിരിക്കില്ല
വളരെ ലളിതമായിരിക്കും
പക്ഷേ അവ നമ്മളെ ചിന്തിക്കാൻ ബാധ്യസ്ഥരാക്കുന്നു
കുറച്ചുദിവസം മുൻപ് ഹൈദരാബാദിലെ ശ്രീമതി അപർണ്ണാ റെഡ്ഡി എന്നോട് ചോദിച്ച ചോദ്യം അതുപോലുള്ളതായിരുന്നു
അവർ ചോദിച്ചു താങ്കൾ ഇത്രയും കാലം പ്രധാനമന്ത്രി ആയിരുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രി ആയിരുന്നു
താങ്കൾക്ക് എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തോ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് ശ്രീമതി അപർണ്ണയുടെ ചോദ്യം വളരെ സഹജമായിരുന്നു
അത്രതന്നെ കഠിനതരവും
ഞാൻ ഈ ചോദ്യത്തെപ്പറ്റി ചിന്തിച്ചു
ഞാൻ എന്നോടു തന്നെ പറഞ്ഞു എനിക്ക് ഒരു കുറവുണ്ടായിട്ടുണ്ട്
എന്തെന്നാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും പ്രാചീന ഭാഷയായ തമിഴ് പഠിക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല
ഞാൻ തമിഴ് പഠിച്ചിട്ടില്ല
അത് ലോകത്തിനു മുഴുവൻ പ്രിയമായതും സുന്ദരവുമായ ഒരു ഭാഷയാണ്
അനേകം ആളുകൾ എന്നോട് തമിഴ് സാഹിത്യത്തിന്റെ ഗുണത്തെ കുറിച്ചും അതിൽ രചിച്ചിട്ടുള്ള കവിതകളുടെ ഗഹനതയെ കുറിച്ചും ധാരാളം പറഞ്ഞിട്ടുണ്ട്
ഭാരതം അനേകം ഭാഷകളുടെ ദേശമാണ്
ആ ഭാഷകൾ നമ്മുടെ സംസ്കാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകങ്ങളാണ്
ഭാഷയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ രസകരമായ ശബ്ദശകലം നിങ്ങളുമായി പങ്കുവെയ്ക്കാൻ ആഗ്രഹിക്കുന്നു
സൌണ്ട് ക്ലിപ്പ്
ഇപ്പോൾ നിങ്ങൾ കേട്ടത് സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയിൽ ഒരു ഗൈഡ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സർദാർ പട്ടേലിന്റെ പ്രതിമയെ കുറിച്ച് സംസ്കൃതത്തിൽ ഗൈഡ് ചെയ്യുന്നതാണ്
കേവഡിയയിൽ പതിനഞ്ചിലധികം ഗൈഡുകൾ ഇട മുറിയാതെയുള്ള സംസ്കൃത ഭാഷയിൽ ഗൈഡ് ചെയ്യുന്നു എന്ന കാര്യം അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും
സൌണ്ട് ക്ലിപ്പ്
ഇതു കേട്ടിട്ട് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയിട്ടുണ്ടാകും
വാസ്തവത്തിൽ ഇത് സംസ്കൃതത്തിലുള്ള ക്രിക്കറ്റ് കമന്ററിയാണ്
വാരാണസിയിൽ സംസ്കൃത കലാലയങ്ങൾ തമ്മിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട്
ശാസ്ത്രാർത്ഥ കലാലയം സ്വാമി വേദാന്തി വേദ വിദ്യാപീഠം ശ്രീ ബ്രഹ്മവേദ വിദ്യാലയം ഇന്റർനാഷണൽ ചന്ദ്രമൌലി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയാണ് ആ കലാലയങ്ങൾ
ഈ ടൂർണമെന്റിലെ മാച്ചുകളുടെ ദൃക്സാക്ഷി വിവരണം സംസ്കൃതത്തിലാണ് നടത്തുന്നത്
ആ ദൃക്സാക്ഷി വിവരണത്തിലെ വളരെ ചെറിയ ഒരു അംശമാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചത്
മാത്രമല്ല ഈ ടൂർണമെന്റിൽ കളിക്കാരും കമൻഡേറ്ററും പാരമ്പര്യ വേഷത്തിലാണ് എത്തുന്നത്
നിങ്ങൾക്ക് എനർജിയും എക്സൈറ്റ്മെന്റും സസ്പെൻസും എല്ലാം ഒരുമിച്ച് അനുഭവിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളികളുടെ ദൃക്സാക്ഷി വിവരണം കേൾക്കണം
ടെലിവിഷൻ വരുന്നതിന് വളരെ മുൻപ് ക്രിക്കറ്റും ഹോക്കിയും പോലുള്ള കളികളുടെ രോമാഞ്ചം രാജ്യത്താകമാനമുള്ള ജനം അനുഭവിച്ചറിഞ്ഞിരുന്നത് കായിക ദൃക്സാക്ഷി വിവരണ മാധ്യമത്തിലൂടെ ആയിരുന്നു
ടെന്നീസ് ഫുട്ബോൾ മാച്ചുകളുടെ ദൃക്സാക്ഷി വിവരണം ഭംഗിയായി അവതരിപ്പിച്ചിരുന്നു
ഏതൊക്കെ കളികളുടെയാണോ ദൃക്സാക്ഷി വിവരണം സമൃദ്ധമായുണ്ടാകുന്നത് അവയുടെ പ്രചാരം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു
നമ്മുടെ നാട്ടിൽ അനേകം ഭാരതീയമായ കളികളുണ്ട്
പക്ഷേ അവയിലൊന്നും കമന്ററി കൾച്ചർ ഉണ്ടായിട്ടില്ല
അതുകൊണ്ടു തന്നെ അവ ലുപ്തമായിക്കൊണ്ടിരിക്കുന്നു
എന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്
എന്തുകൊണ്ട് ഓരോ തരം സ്പോർട്സ് പ്രത്യേകിച്ചും ഭാരതീയമായ കളികളുടെ നല്ല ദൃക്സാക്ഷി വിവരണം അനേകമനേകം ഭാഷകളിൽ ഉണ്ടായിക്കൂടാ ഇതിനെക്കുറിച്ച് നാം തീർച്ചയായും ചിന്തിക്കണം
സ്പോർട്സ് മന്ത്രാലയത്തിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെയും പ്രവർത്തകരോട് ഇതിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളേ വരാൻ പോകുന്ന കുറച്ചു മാസങ്ങൾ നിങ്ങളുടെയെല്ലാം ജീവിതത്തിൽ പ്രത്യേകം മഹത്തായവയാണ്
ഒട്ടുമിക്ക യുവ സുഹൃത്തുക്കളുടെയും പരീക്ഷകളുടെ സമയമാണ്
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നിങ്ങൾ വാരിയർ Warriorആകണം വോറിയർ വറീയർ അല്ല
ചിരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകണം
പുഞ്ചിരിച്ചു കൊണ്ട് മടങ്ങുകയും വേണം
മറ്റാരോടുമല്ല അവനവനോടായിരിക്കണം മത്സരം
നല്ലതുപോലെ ഉറങ്ങുകയും വേണം
ടൈം മാനേജ്മെന്റ് ഉണ്ടാകണം
കളികളും ഉപേക്ഷിക്കരുത്
കാരണം കളിക്കുന്നവനേ പ്രസരിപ്പുണ്ടാകൂ
റിവിഷനും ഓർമ്മിക്കാനുമായുള്ള സ്മാർട്ട് ഉപായങ്ങൾ സ്വീകരിക്കണം
അതായത് ഈ പരീക്ഷകളിൽ തങ്ങളുടെ മികച്ചതിനെ പുറത്തു കൊണ്ടുവരണം
ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്
നാമെല്ലാം ഒരുമിച്ചു ചേർന്നാണ് ഇത് ചെയ്യുക
മുൻ കൊല്ലങ്ങളിലെ പോലെ ഇക്കൊല്ലവും നാം പരീക്ഷയെ കുറിച്ച് ചർച്ച ചെയ്യും
മാർച്ചിൽ നടക്കാൻ പോകുന്ന പരീക്ഷാ പേ ചർച്ചയ്ക്കു മുൻപായി എന്റെ എല്ലാ പരീക്ഷാ പോരാളികളോടും രക്ഷിതാക്കളോടും അദ്ധ്യാപകരോടും എനിക്കൊരു അപേക്ഷയുണ്ട്
നിങ്ങൾ സ്വന്തം അനുഭവങ്ങളും മറ്റും തീർച്ചയായും ഷെയർ ചെയ്യണം
മൈ ഗോവ് യിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം
നരേന്ദ്രമോദി ആപ്പിലും ഷെയർ ചെയ്യാം
ഇപ്രാവശ്യത്തെ പരീക്ഷാ പേ ചർച്ചയിൽ യുവാക്കളോടൊപ്പം രക്ഷിതാക്കളെയും അദ്ധ്യാപകരെയും ക്ഷണിക്കുന്നു
എങ്ങനെ പങ്കെടുക്കണം എങ്ങനെ സമ്മാനം നേടണം എന്നോടൊപ്പമുള്ള ഡിസ്കഷനുള്ള അവസരം എങ്ങനെ നേടാൻ കഴിയും ഇവയെ കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം നിങ്ങൾക്ക് മൈ ഗോവ് യിൽ ലഭിക്കും
ഇതിനകം ഒരുലക്ഷത്തിലധികം വിദ്യാർത്ഥികളും നാല്പ്പതിനായിരത്തോളം രക്ഷിതാക്കളും ഏകദേശം പതിനായിരത്തോളം അദ്ധ്യാപകരും ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞു
നിങ്ങളും ഇന്നുതന്നെ പങ്കെടുക്കുക
ഈ കൊറോണക്കാലത്ത് കുറെ സമയമെടുത്ത് എക്സാം വാരിയർ ബുക്കിലും ഞാൻ അനേകം പുത്തൻ മന്ത്രങ്ങൾ ചേർത്തിട്ടുണ്ട്
ഇപ്പോൾ അതിൽ രക്ഷിതാക്കൾക്കു വേണ്ടിയും കുറെ മന്ത്രങ്ങൾ ചേർത്തു
ഈ മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രസകരമായ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി ആപ്പിൽ കൊടുത്തിട്ടുണ്ട്
അവ നിങ്ങളുടെ ഉള്ളിലെ പരീക്ഷാ പോരാളിയെ പ്രചോദിപ്പിക്കാൻ സഹായിക്കും
നിങ്ങൾ അവയെ തീർച്ചയായും ശ്രമിച്ചു നോക്കണം
എല്ലാ യുവ സുഹൃത്തുക്കൾക്കും വരാൻ പോകുന്ന പരീക്ഷകൾക്കായി ശുഭാശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ മാർച്ച് മാസം നമ്മുടെ സാമ്പത്തിക വർഷത്തിലെ അവസാന മാസമാണ്
അതുകൊണ്ടു തന്നെ നിങ്ങളിൽ അധികം പേരും നല്ല തിരക്കിലായിരിക്കും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിഗതികൾ ദ്രുതഗതിയിലായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ വ്യാപാരികളുടെയും കർമ്മോത്സുകരായ സുഹൃത്തുക്കളുടെയും തിരക്കുകളും വളരെ വർദ്ധിച്ചിരിക്കുന്നു
ഇക്കാര്യങ്ങൾക്കിടയിൽ കൊറോണയോടുള്ള നമ്മുടെ ജാഗ്രത കുറയാൻ പാടില്ല
നിങ്ങളെല്ലാം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കർത്തവ്യപഥത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ദ്രുതഗതിയിൽ മുന്നോട്ടു പോകും
നിങ്ങൾക്കെല്ലാം ഉത്സവാഘോഷങ്ങളുടെ മുൻകൂർ മംഗളാംശംസകൾ
അതോടൊപ്പം കൊറോണയോടനുബന്ധിച്ച് പാലിക്കേണ്ട നിബന്ധനകൾ പാലിക്കുക അവയിൽ ഒരയവും വരുത്താതിരിക്കുക
വളരെ വളരെ നന്ദി